ആ നൗഫല് വേങ്ങരയെന്നുള്ള നൗഫല് ഓക്കേ ഓക്കേ

ഖത്തർ വേൾഡ് കപ്പ് ആ അതെ അതെയതെ ലോക കപ്പ്

അപ്പൊ അയിനെക്കുറിച്ചു താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് താങ്കളെ മു എന്താണ് സപ്പ് ആ പിന്തുണക്കുന്ന ആ ഞാൻ ഇത്തവണ ഈ ലോ ലോക ലോകകപ്പിൽ ഇത്തവണന്നല്ല ഞാനിപ്പോ ഞാൻ കൊടുത്തൊരു അർജന്റീന ആരാധകനാണ്

അർജന്റീന മെസ്സിയുടെ ആരാധകനാണ്.

അപ്പൊ ഇത്തവണ എന്തായാലും അര്ജന്റീന കപ്പടിക്കുന്നുള്ള പ്രധീക്ഷയിലാണ് ഞാനടങ്ങുന്ന എല്ലാ അര്ജന്റീന ആ ആരാധകരും അ ആ ആ ആരാധകരും വിശ്വസിക്കുന്നതു.

ഇതിൽ ഏറ്റവ്വും വലിയ കാരണം എന്താണ് വെച്ചാല് ഏത് എന്തെങ്കിലും എന്താ പ്രവചനങ്ങളും ആ അടിസ്ഥാനമാക്കിട്ട് മാത്രമല്ല ആ ഈ ആ ഇപ്പൊ ആ അവസാനം കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെ അർജന്റീന ആണ് വിൻ ആ അതായതു ആ അയിലെ ജേതാക്കള്. അപ്പൊ പിന്നതുമല്ല അർജെന്റീനയുടെ ഇപ്പഴുത്തേ പ്രകടനകള്

ഇതൊക്കെ തീർത്തും അർജെന്റീന ഈ ഈ ഇത്തവണ ലോകകപ്പ് എ ലോകകപ്പിന് ആ ലോകകപ്പിന്റെ എന്തപറയുക ജേതാക്കളാകുവാനുള്ള സാത്യത വളരെ അതികം കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാന് ഇപ്രാവശ്യം അർജന്റീന കപ്പടിക്കുമെന്നു പറയുന്നത്. ആ ആ ഞാന് ഞാന് ആ ഞാന് ബ്രേസിലിനെയാണ്

ആ അതെ പക്ഷെ ഞ ഞാനൊരു എന്താ ഞാൻ ഒരു വാർത്ത കേട്ടു ഈ പ്രാവശ്യം ചിലപ്പോൾ സാത്യത പോർച്ചുഗൽ ആണ് എ പോർച്ചുഗൽ കപ്പടിക്കാന് ആ മാത്രം അതിനു മുമ്പത്തെ മുമ്പത്തെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുവാണ് പോർച്ചുഗലിനു ഒരു സാത്യത കാണുന്നുണ്ട്.

അതെ പോർച്ചുഗൽവളരെയധികം ഉഷാറായ ടീമെന്നെണ് അയില്അയില് ഏറ്റവും മെയിൻ തരാന് പറയുന്നത് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും എന്താ ഏറ്റവും എന്താ മികച്ച മികച്ച പാരല് ആ ആ ആ എന്ന് കണക്കാക്ക പെടുന്ന ക്രിസ്റ്റ്യാനോയും റൊണാൾഡോയും ടീമുമാണ് കാരണം അപ്പൊ എന്തുകൊണ്ട് പോർച്ചുഗൽ കപ്പടിക്കാൻ സാദ്ത്യതയുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ ആ അപ്പൊ ആ ഓരോ ഈ യൂറോകപ്പ് നടന്ന രണ്ടു കൊല്ലത്തിന് ശേഷം ആണല്ലോ ഈ

ആ പക്ഷെ അതിലുള്ള ടോപ് സ്‌കോറർ ടീമാണ് ജയിക്കാന്ന് അങ്ങനെ ഒരിത് കേട്ടു. പക്ഷെ അതില് വേറെ വിഷയം എന്താ എന്താണ് വെച്ചാല് അതെ ഈ ഒരു താങ്കള് പറഞ്ഞ ഈ സംഭവം അഥവാ ഈ ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഈ ഈ ഒരു പ്രവചനം ഇപ്പൊ നടന്നു കഴിഞ്ഞയൊരു പത്തുവർഷമോ പതിനഞ്ചു വർഷതിനിടയിലോ മാത്രമാണ്. ഇപ്പൊ ലോകകപ്പ് തുടങ്ങീട് ഒരുപാട് കാലങ്ങാളായി പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല

എന്തയാലും ഞമ്മക്ക് എന്താ കണ്ടറിയണം പിന്നെ പോർച്ചുഗൽ ഒരിക്കലും ഞമ്മക്ക്

എ ഏ എഴുതി തള്ളാൻ പറ്റൂല കാരണം അത്രേം നല്ലൊരു ടീമാണ് പോർച്ചുഗല് അത് അവരെ പ്രതിരത പ്രതിരോധ നിരയാവട്ടെ മദ്യനിരയാവട്ടെ

എമ് മുന്നേറ്റ നിരയാവട്ടെ എല്ലാത്തിലും ഒരു നല്ല അല്ല അല്ല പ്രതിഭ ദാരാളിത്തം ഉള്ള ടീമാണ്.

പിന്നെ താങ്കളിപ്പോ നാട്ടിലൊക്കെ എങ്ങനെയാ പൊന്നാനി ഭാഗത്തുള്ള താങ്കള് താമസിക്കാൻ നിങളുടെ നാട്ടിലൊക്കെ എങ്ങനെ.

ആ പൊന്നാനി ഭാഗത്തു ആ ആ ഒന്നാമത് മലപ്പുറം ജില്ലന്നുള്ളതിപ്പൊ മലപ്പുറം ജില്ലന്നുള്ളത് നമുക്കെല്ലാവർക്കും അറീന്നതാണ് ഇതിനെ പറ്റി

കായികം എന്നുള്ള കാര്യത്തില് പ്രത്യേകിച്ച് ഫുഡ് ബോള് എന്നുള്ള ക കാ കാര്യത്തില് അല്ലാരും ആ ആ ആ ആവേശം കൊള്ളുന്നവരാണ് അതേപോലെതന്നെ പൊന്നാനിയില് ഒട്ടും ആരും പിറകിലല്ല എല്ലാം ആ ആ അതെയതെ ആ കാൽപ്പന്തിന്റെ നാടുന്നു പറഞാ തന്നെ മലപ്പുറം ആണല്ലോ അല്ലെ ആ അതുകൊണ്ടു തന്നെ പൊന്നാനി ഒട്ടും പുറകിലല്ല എല്ലായിടത്തും ഫ്ലകുസ്‌കാള സ്വന്തം ഇഷ്ട ടീമിന്റെയും

ലോകകപ്പാണ് ഉണ്ടാവുലെ അ ആ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്.

ആ ഇപ്പൊ എങ്ങനെ മറ്റേ നാട്ടിലൊക്കെ എങ്ങനെ ഫ്‌ളെക്കുംസും കാര്യങ്ങളൊക്കെ തൂങ്ങാൻ തുടങ്ങിയോ ആ അതിന്റെ ഒരു എല്ലാ നട്ട നാട്ടിലിത്തെ എല്ലാ നാട്ടിലിപ്പോ ഞങ്ങ ഇറങ്ങിയലിപ്പം

ഏത് എ എ ടീമിനെ പിന്തുണക്കുന്നവരാണ്. ആ പൊന്നാനി ഭാഗത്തേക്ക് ഏറ്റവും കുടുതൽ കാണുന്നത് എ ബ്രെസില് അർജന്റീന ആരാധകരാണ്. പോർച്ചുഗൽ ആരാധകരും ഉണ്ട് പക്ഷെ എ എന്നാലും അർജെന്റീന ബ്രെസിലു എന്നുള്ള താരതമ്യം ചെയ്യുമ്പോ കുറവാണു അതുപോലെ തന്നെ ജർമ്മനി അ ആ ആ ആരാധകരുമുണ്ട് അതുപോലെ തന്നെ

ഫ്രാൻസ് ആരാധകരൊക്കെയുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ യൂസഫലി അർജെന്റീന ഫാൻസ്‌ അല്ലെ അർജന്റീന ജെ ജെ ബ്രസീൽ ആണ് അതുപോലെ തന്നെ എല്ലാ വീടുകളുടെ ചുമരുമൊക്കെ ഇത്‌പോലെ മെസ്സിയുടെയും നെയ്മറിന്റയൊക്കെ ചുവർ ചിത്രങ്ങളൊക്കെയുണ്ട്

അപ്പൊ ഏകദേശം ഒരു സാത്യത മിക്കവാറും അപ്പൊ ചിലപ്പോ ബ്രസ്സീല് അർജന്റീന ഫൈനൽ ആകുവോ ആ ബ്രസീല് അർജന്റീന ഫൈനല് ആയാല് അത് ആരാധകർക്ക് വളരെയധികം ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അങ്ങനെ സ്വപ്ന ഫൈനൽ എന്നൊക്കെ പറയാൻ മാത്രം